KTurtleൽControl എക്സിക്യൂഷൻ എന്ന ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം ഇവിടെ പഠിക്കുന്നത് വൈൽ ലൂപ്പ് ഫോർ ലൂപ്പ് ഇവിടെ ഉപയോഗിക്കുന്നത് ഉബുന്റു ലിനക്സ് ഓസ് വെർഷൻ
1204
ഉം ക്ടർട്ടിൽ വെർഷൻ
081 ബെട്ട ഉം നിങ്ങൾക്ക് ക്ടർട്ടിൽ ൽ അടിസ്ഥാന പ്രവർത്തി പരിചയം ഉണ്ടല്ലോ
ഇല്ലെങ്കിൽ അതിനുള്ള ട്യൂട്ടോറിയലിനായി ഈ വെബ്സൈറ്റ് സന്ദർശിക്കുക ഒരു പുതിയ ക്ടർട്ടിൽ ആപ്ലിക്കേഷൻ തുറക്കാം ഡാഷ് homeക്ലിക്ക് ചെയ്യുക സെർച്ച് ബാറിൽ KTurtleടൈപ്പ് ചെയ്യുക ക്ടർട്ടിൽ ക്ലിക്ക് ചെയ്യുക
ആപ്ലിക്കേഷൻ തുറക്കുന്നു എന്താണ് കണ്ട്രോൾ executionവിശദികരിക്കാം
ഒരു പ്രോഗ്രാമിന്റെ ഒഴുക്ക് നിയന്ത്രിക്കുന്നത് കണ്ട്രോൾ എക്സിക്യൂഷൻ ആണ് പ്രോഗ്രാം executionനിയന്ത്രിക്കുന്നതിനായി വിവിധ തരത്തിലുള്ള കണ്ടീഷൻസ് ഉപയോഗിക്കുന്നു ഒരു conditionതൃപ്തികരം ആകുന്നത് വരെ ആവർത്തിച്ച് executeചെയ്യുന്ന കോഡിന്റെ ബ്ലോ ക്കാണ് ലൂപ്പ്
ഉദാഹരണം വൈൽ ലൂപ്പ് for ലൂപ്പ് വൈൽ loopലൂടെ ഈ ട്യൂട്ടോറിയൽ തുടങ്ങാം വൈൽ loopൽ booleanfalseആകുന്നത് വരെ ലൂപ്പ് നുള്ളിലെ കോഡ് ആവർത്തിക്കുന്നു വൈൽ loopന്റെ ഘടന വിശദികരിക്കാം കർലി barcketൽ ചെയ്യേണ്ട പ്രവർത്തി loopൽ വലുതായി കൊണ്ടിരിക്കുന്ന വേരിയബിൾ
ടെക്സ്റ്റ് എഡിറ്റർ ൽ ഒരു കോഡ് കാണാം textഎഡിറ്ററിൽ നിന്ന് പ്രോഗ്രാം കോപ്പി ചെയ്ത് ക്ടർട്ടിൽ എഡിറ്ററിൽ പേസ്റ്റ് ചെയ്യട്ടെ ട്യൂട്ടോറിയൽ ഇവിടെ പൌസ് ചെയ്ത് പ്രോഗ്രാം നിങ്ങളുടെ ക്ടർട്ടിൽ editorilൽ കോപ്പി ചെയ്യുക പ്രോഗ്രാം ടൈപ്പ് ചെയ്തിട്ട് ട്യൂട്ടോറിയൽ തുടരുക അല്പം മങ്ങിയിരിക്കുമെങ്കിലും പ്രോഗ്രാം ടെക്സ്റ്റ് ജൂം ചെയ്യുന്നു കോഡ് വിശദീകരിക്കട്ടെ അടയാളത്തിന് ശേഷമുള്ള വരി കമന്റ് ആണ് അതായത് പ്രോഗ്രാം റണ് ചെയ്യുമ്പോൾ ഇത് executeചെയ്യില്ല റിസെറ്റ് കമാൻഡ് Turtleനെ ഡിഫോൾട്ട് പൊസിഷനിൽ കൊണ്ട് വരുന്നു
x0variable xന് ആദ്യം പൂജ്യം നല്കുന്നു
പ്രോഗ്രാമിൽ ഒരു സന്ദേശം കീ വേർഡ് മെസ്സേജിന് ശേഷം ഡബിൾ quotesൽ നല്കുന്നു മെസ്സേജ് കമാൻഡ് സ്ട്രിംഗ് ഇൻപുട്ട് സ്വീകരിക്കുന്നു ഇത് സന്ദേശം ഒരു pop അപ്പ് ഡയലോഗ് ബോക്സ് ആയി കാണിക്കുന്നു
വൈൽ x30 while കൺഡിഷൻ പരിശോധിക്കുന്നു xx3വേരിയബിൾ x നോട് 3കൂട്ടുന്നു
ഫോണ്ട്സൈസ് 15 printകമാൻഡ് ഉപയോഗിക്കുന്ന ഫോണ്ട് sizeസെറ്റ് ചെയ്യുന്നു Fontsizeഅക്കത്തെ inputആയി സ്വീകരിച്ച് പിക്സൽ സെറ്റ് ചെയ്യുന്നു
ഫോർവാർഡ് 20 ക്യാൻവാസിൽ Turtleനോട് 20 സ്റ്റെപ് മുന്നോട്ട് നീങ്ങാൻ നിർദേശിക്കുന്നു

അടയാളത്തിന് ശേഷമുള്ള വരി കമന്റ് ആണ് റിസെറ്റ് കമാൻഡ് Turtleനെ ഡിഫോൾട്ട് പൊസിഷനിൽ കൊണ്ട് വരുന്നു
r0വേരിയബിൾ r ന് 0 നല്കുന്നു ഫോർ x 1 ടോ 151മുതൽ 15വരെ ഫോർലൂപ്പ് പരിശോദിക്കുന്നു
rxക്സ്12വേരിയബിൾ rന്റെ മൂല്യം കണക്ക്കൂട്ടുന്നു
ഫോണ്ട്സൈസ് 18പ്രിന്റ് കമാൻഡ് ഉപയോഗിക്കുന്ന ഫോണ്ട് സൈസ് സെറ്റ് ചെയ്യുന്നു പ്രിന്റ് rവേരിയബിൾ rന്റെ മൂല്യം ക്യാൻവാസിൽ കാണിക്കുന്നു ഫോർവാർഡ് 15കമാൻഡ് turtleനെ ക്യാൻവാസിൽ15സ്റ്റെപ് മുന്നോട്ട് നീക്കുന്നു
ഗോ 10250 turtleനോട് ക്യാൻവാസിന്റെ ഇടത് നിന്ന് 10പിക്സൽ ഉം മുകളിൽ നിന്ന് 250pixelഉം മാറാൻ നിർദേശിക്കുന്നു ഒട്ടും താമസമില്ലാതെ തന്നെ turtleക്യാൻവാസിൽ എല്ലാ printകമാൻഡുകളും കാണിക്കുന്നു വെയ്റ്റ് 2turtleനോട് അടുത്ത കമാൻഡ് executeചെയ്യുന്നതിന് മുൻപ് 2മിനിറ്റ് കാക്കാൻ നിർദേശിക്കുന്നു printകമാൻഡ് double quotesനുള്ളിലെ stringഉം വേരിയബിൾ rന്റെ മൂല്യവും കാണിക്കുന്നു പ്രോഗ്രാം റൺ ചെയ്യാനായി റണ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം

ഓൺലൈൻ ടെസ്റ്റ് പാസ്സാകുന്നവർക്ക് സർട്ടിഫികറ്റുകൾ നല്കുന്നു